ഉം എന്തൊക്കെയാ സുഖല്ലേ?

hello

നമ്മളിന്നു പറയാന്‍ പോണ എന്തിനെ പറ്റ്യാ നമ്മക്കിന്ന് പറയാന്‍ പോണ് ഇന്നിപ്പോ പണ്ട് ബ്രിട്ടീഷുകാര് നടത്തിയിരുന്ന സംഭവങ്ങള്, വിഭജന പ്രക്രിയയും കുറിച്ച് പറഞ്ഞാലോ. ആഹ് മുസ്ലീങ്ങളൊക്കെ, മുസ്ലീങ്ങളെ ഹിന്ദുക്കളെയൊക്കെ വിഭജിക്കണ അല്ലേ ആഹ് മതങ്ങള്‍ തമ്മില്‍ വിഭജിച്ചതും, രണ്ട് ശക്തി വളര്‍ച്ച വള~വളരാന്‍ വേണ്ടീട്ട്

അതിനെ കുറിച്ചറിയില്ലേ? ആഹ് അതിനെകുറിച്ച് നമക്ക് ലേശം കൊറച്ചൊക്കെ പറയാം,

ഉം എന്നാ ഇജ്ജ് തൊടങ്ങിക്കോ. ബംഗാള്‍ വിഭജനത്തിനെ പറ്റി പറയുകയാണെങ്കില്‍ ബ്രിട്ടീഷിനെ പോലെയുള്ള പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികള്‍ ഏഷ്യയി~ഏഷ്യയിലും, ആഫ്രിക്കയിലും കൊളോ~ colony രാജ്യങ്ങളില്‍ നടപ്പിലാക്കിയ ശക്തമായ ഒരു ഭരണ സമ്പ്രദായമാണ് വിഭജനം എന്നത്. കോ~ colony രാജ്യങ്ങളിലെ ജനങ്ങള്‍ക്കിടയില്‍ മതപരവും, വംശപരവുമായ പരസ്പര സംഘര്‍ഷങ്ങള്‍ വളര്‍ത്തിയെടുക്കാനാണ് സാമ്രാ~ സാമ്രാജ്യത്വ ശക്തികള്‍ ഈ രീതി ഉപയോഗിച്ചത്. ഇടയ്ക്കിടെ ഉയർന്നുവന്ന ഇത്തരം സംഘർഷങ്ങൾ colonial ഭരണ~ഭരണത്തിനെ നീതീകാരണ~ നീതീകരണം നൽകി. സാമ്രാജ്യത്വ ശക്തികളുടെ മുൻപന്തിയിൽ നിന്ന് വിഭജനത്തിനായും ഏറ്റവും വ്യക്തമായും കർശന~ കർശനമായും കർക്കശമായും അവരുടെ colo~colony കൾ നടപ്പിലാക്കിയത്. ഇതിന്‍ടെ ഭാഗമായി ഇന്ത്യയിലവരുടെ ആധിപത്യത്തിന്‍ടെ ആദ്യനാളുകൾ മുതൽതന്നെ colony ൽ ഭരണാധികാരികൾ വിജി~വിഭജിതനയം ഏർ നടപ്പിലാക്കിയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്‍ടെ തുടക്കം കുറിച്ചതെന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന പ്ലാസി യുദ്ധവിജയം തന്നെ ബ്രിട്ടീഷുകാരുടെ വിഭജ~ വിഭജിതരീതിയിലുള്ള ഉദാഹരണമാണ്. അതേപോലെ സിറാജ് ഉദ് ദൗളയും മിർ ജഫാറും തമ്മിലുണ്ടായ ഭിന്നിപ്പിലൂടെയാണ്, ഭിന്നിപ്പിൻടെ സൂത്രധാരൻമാരായ ബ്രിട്ടീഷ്ക്കാർ പ്ലാസിയിൽ വിജയം നേടിയത്. അവര് തമ്മിലുള്ള ഭിന്നിപ്പിലൂടെയല്ലേ? ആ ഭിന്നിപ്പിച്ചിട്ടാണുപോലും മിർ ജാഫറിനെയും സിറാജ്ദൌളെനെം കൂടി ഭിന്നിപ്പിച്ചിട്ടു വിജയം നേടാ~

തുടർന്ന് വളർച്ചയി~വളർച്ചയിലൂടെ ഓരോ ഘട്ടത്തിലും ബ്രിട്ടീഷുകാർ ഇതേ തന്ത്രം തന്നെ ഉപയോഗിച്ചത് തുടർച്ചയായിട്ട് ഈ തന്ത്രങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ടാണ്, വിഭജനത്തിലൂടെയാണ് അല്ലെ മുന്നേറിയത്?

സൈനിക സഹായ വ്യവസ്ഥയിലും കര്‍ണ്ണാട്ടിക് തന്ത്രങ്ങളിലും revenue സമ്പ്രദായത്തിലും എല്ലാം വിഭജന~ വിഭജനത്തിന്‍ടെ രൂപരേഖയെ കാണാം. ആയിരത്തിഎണ്ണൂറ്റിഅമ്പത്തിയേഴിലെ വിപ്ലവം അടിച്ചമർത്താനും ബ്രിട്ടീഷുകാരുടെ നിയ~ നിയ~ നിർണായകമായത്~ മായി സഹായിച്ച ഇന്ത്യക്കാരായ ചില നാട്ടുരാജ~ ഭരണാധികാരികളും ജമീന്ദാർമാരും മറ്റുമായിരുന്നു. ഓരോ വിഭാഗം ഇന്ത്യക്കാരെ അടിച്ചമർത്താൻ അവർ മറ്റൊരു വിഭാഗം ഇന്ത്യക്കാരെ തന്നെ കൂട്ടുപിടിച്ചിരുന്നു. ആ ഇന്ത്യാക്കാരെ അടിച്ചമർത്താൻ വേണ്ടിട്ട് മറ്റൊരു വിഭാഗം ഇന്ത്യാക്കാരെ തന്നെ ഉപയോഗിക്ക അല്ലെ? ആഹ് ഭിന്നിപ്പിച്ചു ഭരിക്കാന്‍ വേണ്ടിട്ട്.

വിപജന തന്ത്രം പ്രയോഗത്തിൽ വരുത്താൻ ഭരണാധികാരിക്ക് ശ്രമം തുടങ്ങി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻടെ വളർച്ച തടയാൻ ഏറ്റവും നല്ല മാർഗ്ഗം ജനങ്ങളെ ഭിന്നി~ ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കാൻ എന്നവർ തിരിച്ചറിഞ്ഞു. ഇന്ത്യയിലെ രണ്ട് പ്രധാന മതവിഭാഗങ്ങളായ ഹിന്ദു~ ഹിന്ദുക്കളെയും മുസ്ലിംകളെയും തമ്മിൽ ഭിന്നിപ്പിക്കുക ആണ് ദേശീയതയുടെ വളര്‍ച്ചയെ തടയാൻ ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച മാർഗ്ഗം. ഇതിൻടെ ഭാഗമായി ചില സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾക്കനുകൂലമായും മറ്റു ചില സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾക്കനുകൂലമായും

അവർ പരസ്‌പരം സംഘർഷത്തിലേർപ്പെട്ടാൽ colony യില്‍ ഭരണത്തിന് കൂടുതൽ ശക്തമായി നിലയെ~ നിലനിൽക്കാൻ കഴിയുമെന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ മനസ്സിലാക്കി. അതായത് ഈ ഇരു മതക്കാരും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ചുനിന്നാൽ ബ്രിട്ടീഷ്കാർക്ക് അടിച്ചമർത്താൻ മ്~ കഴിയാത്തത്ര ശക്‌തിയാവും ന്ന് ആഹ് അങ്ങനെ ബംഗാൾ, ബീഹാർ, ഒഡിഷ, ആസ്സാം എന്നീ പ്രദേശങ്ങളിൽ

commissioner ടെ ഭരണത്തിന് കീഴിൽ ആക്കിയിരുന്നു. ബംഗാളിലെ മൂന്നു ജില്ലകളും ആസ്സാമിനോട് കൂട്ടിച്ചേർക്കപെട്ടു. എന്നിട്ട് presidency യുടെ രൂപപരമായ വിസ്‌തൃതി കൂടുതലാണെന്ന് ആയിരുന്നു ഭരണാധികാരികളുടെ നിഗമനം.

ഭൂപ്ര~ ഭൂ~ ഭൂ~ ഭൂപ്രദേശത്തിൻടെ വ്യാപ്‌തി കുറക്കാൻ പല പദ്ധതികളും ആവിഷ്‌കരിച്ചെങ്കിലും ഒന്നും ഫലവത്തായില്ല. കഴ്സൺ കഴ്സൺ viceroy ആയതിനുശേഷം ഒരു തീരുമാനം എടുക്കപ്പെട്ടത്. ആയിരത്തിതൊള്ളായിരത്തിഅഞ്ചിൽ ബംഗാൾ രണ്ടായി വിഭജിക്കപ്പെട്ടത്. july യിൽ പ്രഖ്യാപിക്കപ്പെട്ട വിഭജനം പ്രയോഗത്തിൽ അതെ വർഷം october ൽ തന്നെയായിരുന്നു. ഭരണസൗകര്യത്തിനു വേണ്ടി ബംഗാൾ വിഭജനം നടത്തിയെന്നതായിരുന്നു ഔദ്യോഗിക ഭാഷ്യമെങ്കിലും യഥാർത്ഥ ഉദ്ദേശം വ്യക്തമാവുന്നത് കഴ്സൺ രണ്ടിനെ ലണ്ടനിലെ തൻ്റെ മേധാവികള്‍~ മേലധികാ~മേലധികാരികൾക്ക് എഴുതിയ ഉള്ളടക്കം കത്തിലായിരുന്നു. അനക്ക് ഇതിനെ പറ്റി വേറെന്തെങ്കിലു ഒക്കെ അറിയൊ?

ബംഗാൾ ഈ രണ്ട് ബംഗാളുകൾ വിഭജനത്തോടെ നിലവിൽ വന്നു. വിഭജനത്തിൽ നിലവിൽ വന്നതാണ് അഹ് ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും.

ഈസ്റ്റ് ബംഗാളില് അഹ് ആസ്സാമും

അപ്പെ~ യഥാർത്ഥത്തിൽ ഓലു ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലവും മുസ്ലീം ഭൂരിപക്ഷമുള്ള സ്ഥലവും എന്നിങ്ങനെ വേർതിരിക്കയായിരുന്നു.

INA സാമ്രാജ്യത്വ അധികാരിയായിരുന്ന മറ്റേ കഴ്സൺ കോൺഗ്രസിനോടും ദേശീയ പ്രസ്ഥാനത്തോടും ശത്രുതപരമായ സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. കഴ്സൺ പ്രഭു കോൺഗ്രസിനോടും ദേശീയപ്രസ്ഥാനത്തിനോടും ശത്രു~ ശത്രുപരമായിട്ടുള്ളതായിരുന്നു സ്വീകരിച്ചിരുന്നത്, സമീപനം.

school കള്‍ അഹ് അതായത് ഇന്ത്യയിലെ school കളും college കളും അല്ലേ?

അതിലെ നിയന്ത്രിക്കുന്ന ഗവ~ അഹ് governing council ൽ government nominee കൾക്ക് ഭൂരിപക്ഷം നൽകുന്ന ആയിരത്തിതൊള്ളായിരത്തിനാലിൽ സർവകലാശാല നിയമവും വിവാദമായിരുന്നു. അതായതു അഹ് ആയിരത്തിതൊള്ളായിരത്തിനാലിൽ സർവകലാശാല നിയമം വിവാദമായി, വൻവിവാദമായി മാറി. ഇൻഡ്യൻ വിദ്യാഭ്യാസമേഖല ബ്രിട്ടീഷ് government ന്‍ടെ പൂർണനിയന്ത്രണത്തിലാകുന്ന കഴ്സൺ നടപടിയെ ദേശീയനേതാക്കന്മാർ ശക്തമായി എതിർത്തു.

കഴ്സൺ പ്രഭുവിന്‍ടെ നടപടി വിദ്യാഭ്യാസത്തിനെതിരുള്ള നടപടികളൊക്കെ

february യിൽ ആയിരത്തിതൊള്ളായിരത്തി അഹ് അഞ്ച് ഇന്ത്യൻ states secretary ജോൺ ബ്രോഡറികിനെ എഴുതി.

ബംഗാൾ വിഭജനം അഹ് കൽക്കട്ട കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബംഗാൾ വിഭജനം കൽക്കട്ടയുടെ പ്രാധാ~പ്രാധാന്യം കുറയ്ക്കും. ഈ വിപജനത്തിന്‍ടെ ഭാഗമായി കൽക്കട്ടക്കുണ്ടാവണ പ്രാധാന്യം ഒക്കെ കുറയും.

പിന്നെ secretary ക്കു എഴുതിയ മറ്റൊരു കുറിപ്പിൽ കഴ്സൺ അഹ് മോഹങ്ങളൊ അതായത് കോൺഗ്രസ്സ് തകർന്നുകൊണ്ടിരിക്കയാണ്. ഇന്ത്യയിൽ. ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം കോൺഗ്രസിന്‍ടെ പൂർണപതനമാണ്. അതായത് കഴ്സൺ പ്രഭുവിന്‍ടെ ആഗ്രഹമായിരുന്നു കോൺഗ്രസിന്‍ടെ പതനം. അത് വളർച്ച അഹ് ഒഴിവാക്കുക. അത് അങ്ങനെയായിരുന്നു ബംഗാൾ വിഭജനമുണ്ടായത്. പിന്നെ അതിൽ ഉണ്ടായതാണ് ശേഷം ഉണ്ടായതാണ് സ്വദേശിപ്രസ്ഥാനം. ആഹ് അത് അതിന്‍ടെ ബാക്കി ആയിരുന്നല്ലേ?

അതിനെ കുറച്ചൊക്കെ അറിയാം അതിനെ പറ്റിയിട്ട്‌. ആയിരത്തിതൊള്ളായിരത്തിഅഞ്ചിലെ ബംഗാൾ വിഭജനത്തിലൂടെ സ്വാഭാവികമായി ഉയർന്നുവന്ന ദേശീയപ്രക്ഷോഭമാണ് സ്വദേശിപ്രസ്ഥാനം. സ്വദേശിയെന്ന സ്വദേശിയെന്നാൽ ഒരാ~ ഒരാളുടെ മാതൃരാജ്യമെന്നാണ്. എന്നാൽ ആ വാക്കിൽ മറ്റു പല അട~ അഹ് അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിനു ഏറ്റവും പ്രാധാ~ പ്രാധാന്യം സ്വന്തം നാട്ടിൽ നിർമ്മിക്കുന്ന

തിലകൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അത് വേണ്ടത്ര ആൾക്കാരൊന്നും ഉൾക്കൊണ്ടില്ല.

ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചതിനെ നെ~ തുടർന്ന് ബംഗാ~ അഹ് ബംഗാളിന്‍ടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ സമ്മേ~ സമ്മേളനം നടന്നു. ഇതിന്‍ടെ ഭാഗമായി കൽക്കട്ട town hall ൽ നടന്ന ഒരു പൊതുയോഗത്തിൽവെച്ചു സ്വദേശി ബഹിഷ്‌കരണം എന്നീ ആവശ്യങ്ങൾ ഉൾകൊള്ളിച്ചു കൊണ്ടുള്ള പ്രമേയങ്ങൾ pass ക്കി വിട്ടു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽത്തന്നെ ബംഗാളിലെ ബ്രിട്ടീഷ് വസ്ത്രവില്പന ഗണ്യമായി കുറഞ്ഞു. സ്വദേശി വസ്ത്രങ്ങളുടെ ഉപയോഗം വർദ്ധിക്കാനും വിദേശനിർമ്മിത വസ്ത്രങ്ങൾ മറ്റും പൊതുജനമധ്യത്തിന്‍ടെ ജനമധ്യത്തിൽ അഗ്നിക്കിരയാവുകയും, അഗ്നിക്കിരയായി. ഗ്രാമങ്ങൾ തോറും സ്വദേശി സമിതികൾ രൂപ രൂപവല്‍~ രൂപ~ രൂപവൽക്കരിക്കപ്പെട്ടു. ബംഗാൾ വിഭജനം പിൻവലിക്കണമെന്ന് കോൺഗ്രസ്സ് നേരത്തെതന്നെ government നോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിഭജനം നട ~ നടപ്പിലാ~ നടപ്പിലാക്കലുമായി government മുന്നോട്ടു പോയതോടെയാണ് വിഭജനവിരുദ്ധപ്രസ്ഥാനം ആരംഭിക്കുന്നത്~ആരംഭിച്ചത്. ഈ വിഭജനവിരുദ്ധപ്രസ്ഥാനം സ്വദേശിപ്രസ്ഥാനമായി മാറുകയായിരുന്നു.

മറ്റേ ആദ്യം തുടങ്ങിയത് എന്താ ബംഗാൾ വിഭജനമായിട്ടു. പിന്നെ അത് സ്വദേശിപ്രസ്ഥാനമായിട്ടങ്ങു മാറി.

പ്രസ്ഥാനത്തെ ദേശീയ പ്രസ്ഥാനമാക്കി മാറ്റിയത്. ആദ്യമായി ദേശീയ പ്രക്ഷോഭത്തിൽ ജമീന്ദാർമാരോടും അഭിഭാഷകരോടും അധ്യാപകരോടും ഒപ്പം കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും സ്ത്രീകളും അണിയിച്ചു~ അണിചേർന്നു.

നേതൃത്വം മധ്യവർഗത്തിനു തന്നെയായിരുന്നെങ്കിലും പങ്കെടു~ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിരുന്നു. ആയുധങ്ങളൊന്നുമില്ലാതെ സാധാരണ ജനങ്ങൾ പ്രക്ഷോഭം നടത്തുന്നത് colonialism ത്തിന്‍ടെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യായിട്ടായിരുന്നു. മറ്റേ ആയുധങ്ങളൊന്നുമില്ലാതെ സമരം നടത്തിയത്. ബ്രിട്ടീഷ്കാർക്കെതിരെ അല്ലെ? നടപ്പിലായ ദിവസം ജനങ്ങൾ ദുഃഖാചരണമായി ആചരിച്ചു. അന്ന് രാവിലെ മുതൽതന്നെ ജനങ്ങൾ ഗം~

സ്‌നാനം നടത്തി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തകർക്കാൻ കഴിയാത്ത സഹോദര്യത്തിന്‍ടെ പ്രതീകമായി ര~ രക്ഷബന്ധങ്ങള്‍ പരസ്‌പരം കയ്യില്‍~ കൈകളിൽ കെട്ടി. കൈകോർത്തുപിടിച്ചു.

വന്ദേമാതരം മുഴക്കി നടന്നു അവര്. വന്ദേമാതരം എന്ന മുദ്രാവാക്യത്തിന്‍ടെ ശക്തി മനസ്സിലാക്കി government വന്ദേമാതരം മുഴക്കുന്നത് നിരോധിച്ചു. നിരോധനം ലംഘിച്ചുകൊണ്ട് ഇന്ത്യ~ ഇന്ത്യയിലെ~ ഇന്ത്യയിലെമ്പാടും

ഇതിനെപറ്റി പിന്നെ അനക്കെന്തേങ്കിലും ഒക്കെ അറിയൊ? ഇതേപോലെ തന്നെ സ്വദേശി പ്രസ്ഥാനത്തിന് ശക്തി പകരുന്നതായി പറയുന്നത് Hello

hello സ്വദേശിപ്രസ്ഥാനത്തിന് ശക്തിപകരുന്നതിനായി ഒരു ദേശീയ fund രൂപീകരിച്ചിരുന്നു അവര് ഈ പ്രസ്~ സ്വദേശിപ്രസ്ഥാനല്ല്യെ?

അഹ് തൊഴിലവസര~ തൊഴിൽസംഘടനകൾ പണിമുടക്കിന് ആഹ്വാനം നൽകുകയാണ് സ്വദേശിപ്രസ്ഥാനത്തിൽ പങ്കുചേരുന്നത്. പിന്നെ തൊഴിലാളികൾ, mill തൊഴിലാളികൾ, railway ജോലിക്കാർ പത്രപ്രവർത്തകർ തുടങ്ങിയവര് തൊഴിൽസംഘടനകൾ രൂപീകരിക്കുകയും പണിമുടക്കിലേർപ്പെട്ടു സ്വദേശി പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. പിന്നെ ബോംബെ, മദ്രാസ്, പഞ്ചാബ് തുടങ്ങിയ പ്രദേശങ്ങളിൽ തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കപ്പെട്ടത് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്.

പിന്നെ ബംഗാളിലെ ഗ്രാമങ്ങളിൽ സ്വദേശി പ്ര~ ഇതിൽ പിന്നെ മുസ്ലീം കർഷകർക്കിടയിൽ നടത്തിയ മുസ്ലീങ്ങള് മുസ്ലിം കര്‍ഷക~ പാവപ്പെട്ട മുസ്ലീം കർഷകർക്കിടയിൽ നടത്തിയ മാനവിക സാമൂഹ്യസേവനങ്ങൾ ഇന്ത്യയിൽ മുഴവനും ശ്രദ്ധയും പിടിച്ചുപറ്റി.

പിന്നെ ആയിരത്തിതൊള്ളായിരത്തിയാറ്‌ മുതൽ എട്ടുവരെയുള്ള കാലഘട്ടത്തിൽ നൂറ്റിയെഴുപത്തഞ്ചോളം ഗ്രാമീണസമിതികൾ ബംഗാളിൽ മാത്രം പ്രവർത്തിക്കുക ചെയ്‌തിരുന്നു. report ചെയ്യപ്പെട്ടിരുന്നു. സ്വദേശി പ്രസ്ഥാനത്തിന്‍ടെ പൊതുവായ അഹിംസയുടെ മു~ മുദ്രക്ക് ഭംഗം വരുത്തിയ ചില തീവ്രവാദപ്രവർത്തനങ്ങളും ബംഗാളിൽ ഈ കാലഘട്ടത്തുണ്ടായിരുന്നു. സ്വദേശി പ്രസ്ഥാ അഹ് മാത്രം അഹ് അല്ല ഉണ്ടായിരുന്നത്. ഈ സമയത്തൊരു തീവ്രവാദി പ്രസ്ഥാനമുണ്ടായിരുന്നു.

സമരത്തിൽ ഭാഗമായി

ഇന്ന് സാമ്രാജ്യത്വത്തിന്‍ടെ ഭാഗമായി പത്രപ്രവർത്തകരുടെ പിന്തുണയോടെ നടന്ന വ്യക്തിപരമായ തീവ്രവാദപ്രവർത്തനങ്ങളിലൂടെ ഇവര്‍ ഇവരിൽ ചില തീവ്രവാദികൾ ബ്രിട്ടന് എതിരെ യുദ്ധം ചെയ്തു. ഐറിഷ് തീവ്രവാദികളുമായി ബന്ധപ്പെടുകയും സാമ്രാജ്യവിരുദ്ധ സമരത്തിന് അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതായതു ബ്രിട്ടീഷുക്കാർക്കെതിരെ ഒക്കെ ഈ തീവ്രവാദികൾ യുദ്ധം ചെയ്യാൻ തുടങ്ങി.

പിന്നെ ബംഗാളിലെ അരബിന്ദ് ഘോഷും മഹാരാഷ്ട്രയിലെ ചാപ്ലെകരും സഹോദരന്മാർ ഈ കാലഘട്ടത്തിൽ തീവ്രവാദത്തിന് മുൻനിരയിൽ മുൻനിര നായകന്മാരായിരുന്നു. അതായത് ആ കാലഘട്ടത്തിൽ മുൻനിരയിൽ ണ്ടായിരുന്നത് ഇവർ രണ്ടാളും ആയിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിച്ചുകൊണ്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ്‌കാരിൽ ഭീതി വളർത്തുകയായിരുന്നു ഇവരുടെ ഉദ്ദേശം. ലക്‌ഷ്യം എന്നു പറയുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിച്ചു അവരെ പേടിപ്പിക്കുക.

ആയിരുന്നു. പിന്നെ ആയിരത്തിതൊള്ളായിരത്തിപത്തിൽ ഹാർഡിൻജ് പ്രഭു viceroy ആയി അധികാരമേറ്റു ബംഗാൾ വിഭജനം ഇന്ത്യയിലൊട്ടു

ഒടുവിൽ ആയിരത്തിതൊള്ളായിരത്തിപതിനൊന്നിൽ ബംഗാൾ വിഭജനം government പിൻവലിച്ചു

ഇതോടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാജ്യത്തിൻറെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റി. അതായത് ആദ്യം ബ്രിട്ടീഷുക്കാരുടെ തലസ്‌ഥാനം കൽക്കട്ടയായിരുന്നു.

പിന്നെ നേരെ ഡൽഹിയിലേക്ക് മാറ്റി.

പിന്നെ അതിനുശേഷം വന്നതാണ് ഈ മുസ്ലീം ലീഗ്.

അതിനെക്കുറിച്ച് എനിക്ക് correct ആയിട്ട് അറിയില്ല. അത് ആഗാഖാൻ ആരോ കൊണ്ടുവന്നതാണെന്ന് പിന്നെ ആയിരത്തിതൊള്ളായിരത്തിയാറിൽ മുസ്ലീം ലീഗ് സ്ഥാപിച്ചുന്നു അറിയാം. അതിനെ കുറിച്ചൊന്ന് പറയൊ?

തൊള്ളായിരത്തിയാറിൽ മുസ്ലീം ലീഗ് സ്ഥാപിച്ചത്. തുടക്കത്തിൽ മുസ്ലീം മേധാവിത്വം നവാബുമാരുടെയും അതേപോലെ വലിയ പ്രഭുക്കന്മാരുടെയും ഒക്കെ കൈയിലായിരുന്നു. ഇന്ത്യയിലെ മുസ്ലീം ആദ്യത്തെ രാഷ്ട്രീയസംഘടനയാണ് മുസ്ലീം ലീഗ്. ഇന്ത്യയിലെ colony യിൽ government അനുവദിച്ചു~ അനുവദിച്ചുവന്ന നയമായ ഭിന്നിപ്പിച്ചു ഭരിക്കൽ

ഭീഷണിയാ~ ഭീഷണിയാണെന്നുള്ള ബോധം ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നു.

ഭരണാധികാരികൾക്ക് ഉണ്ടായി. പ്രതേകിച്ചും ബംഗാൾ വിഭജനത്തോട്~ ബംഗാൾ വിഭജന ത്തെ തുടർന്നുണ്ടായ ബഹുജനപ്രക്ഷോഭത്തിന്‍ടെ പശ്ചാത്തലത്തിൽ ആണ് ഇതിനെ കൊണ്ടുവന്നത്. ആഗാ ഖാന്‍ടെ നേതൃത്വത്തിലുള്ള ഒരു മുസ്ലീം ലീഗ് പ്രതിനിധി സംഘം അന്നത്തെ viceroy മിൻറ്റോ പ്രഭുവിനെ കണ്ടതിനുശേഷം മുസ്ലീം ലീഗ് രൂപീകരിക്കപ്പെട്ടത്. ഏതെങ്കിലും തരത്തിലുള്ള ഇന്ത്യക്കാർക്കനുകൂലമായ ഭരണപരിഷ്‌ക്കാരങ്ങൾ ഭരണപരിഷ്‌ക്കാരങ്ങൾ നടപ്പിലാക്കാൻ~ നടപ്പിലാക്കുകയാണെങ്കിൽ മുസ്ലീംങ്ങൾക്ക് അനുവദി~ പ്രതിനിധി ആനുപാതിക പ്രതിനിധിത്വം നൽകണമെന്ന് അവർ viceroy യോട് അപേക്ഷിച്ചു. അങ്ങനെ മുസ്ലീം ലീഗിന്‍ടെ രൂപീകരണം ഇന്ത്യൻ മുസ്ലീംങ്ങളുടെ ചരിത്രത്തിൽ നിർണ്ണായകമായ വഴിത്തിരിവായിരുന്നു. ആയിരത്തിതൊള്ളായിരത്തിയേഴിൽ കറാച്ചിയിൽ ചേരുന്ന സമ്മേളനത്തിൽവെച്ചാണ് മുസ്ലീം ലീഗ്~ മുസ്ലീം ലീഗിന്‍ടെ പരിപാടികളും ലക്ഷ്യങ്ങളും നിർണ്ണയിക്കപ്പെട്ടത്.

ഇന്ത്യൻ മുസ്ലീംങ്ങൾക്കിടയിൽ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള

ആവശ്യങ്ങൾ government ന്‍ടെ ശ്രദ്ധയിൽപെടുത്തുക പിന്നെ മുൻവിധികളില്ലാതെ മറ്റു സമുദായങ്ങളുമായി സൗഹൃദം പുലർത്തുക എന്നിവയായിരുന്നു മുസ്ലീം ലീഗിന്‍ടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ.

മുസ്ലീം ലീഗിന്‍ടെ ആയിരത്തിതൊള്ളായിരത്തിയെട്ട് അമൃതസർ സമ്മേളനം അംഗീകരിച്ച പ്രമേയങ്ങൾ അതിന്‍ടെ സാമുദായിക വരേണ്യ വർഗ്ഗ സമീ

തൊട്ടടുത്ത വർഷം അതെ രീതിയിലുള്ള പ്രമേയങ്ങൾതന്നെയാണ് പാസ്സാക്കിയത്. പ്രതേക പ്രാതിനിധ്യം വേണമെന്ന് മുസ്ലീം ലീഗിന്‍ടെ നിര്‍ണ്ണായ~ അഹ് നിരന്തരമായ

പ്രത്യേക നിയോജമണ്ഡലങ്ങൾ വേണമെന്ന ലീഗിന്‍ടെ ആവശ്യം കോൺഗ്രസ്സ് അംഗീകരിക്കുകയായിരുന്നു. കോൺഗ്രസ്സ് സാമുദായിക വ്യത്യാസങ്ങൾ അഹ് പരിഗണിക്കാതെ ദേശീയതക്ക് പ്രാധാന്യം നല്‍കി നൽകിയപ്പോൾ മുസ്ലീംങ്ങളുടെ താത്പര്യങ്ങൾ ഹിന്ദുക്കളു ഹിന്ദുക്കളുടേതിൽ നിന്ന് വ്യത്യസ്‍തമാണെന്നുള്ള വാദവുമായി മുന്നോട്ടു മുന്നോട്ടുപോവുകയായിരുന്നു. colony ല്‍ government മുസ്ലീം ലീഗിനെ പിന്തുണക്കുകയും ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയെ തടയാൻ ലീഗിനെ പലപ്പോഴും ഉപകാ~ ഉപകരണമാക്കിമാറ്റുകയും ചെയ്‌തു.

അതേപോലെ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ ചിതറികിടക്കുകയായിരുന്ന മുസ്ലീംങ്ങൾ സാമ്പത്തിക താത്പര്യങ്ങൾ ഒരുപോലെയായിരുന്നില്ല. ലീഗിന്‍ടെ ആദ്യകാലങ്ങളിലെപ്പോളും മുൻപന്തിയിൽനിന്ന ഭൂ ~ ഭൂപ്രഭുക്കന്മാരും ഉദ്യോഗസ്ഥവർഗ്ഗത്തിന്‍ടെ താത്പര്യങ്ങളായിരുന്നു പരിഗണിച്ചിരുന്നത്. അന്നത്തെക്കാലത്തു government service ലും വ്യാപാരരംഗത്തും വ്യവസായികരംഗത്തും സാമ്പത്തികമേഖലയിലും മുൻതൂക്കവും മേധാവിത്വവും ഹിന്ദുക്കളായിരുന്നു.